എങ്ങനെയാണ് ഏർ എവിടെയാണ് എന്ത് എന്നൊന്നും അറിയാത്ത ഒരു സാഹ ഏർ ഘട്ടമായിരുന്നു നമ്മുടെ ഏർ മഴ കാരണം വെള്ളപൊക്കത്തിലൂടെ നമ്മുക്ക് ഉണ്ടായിരുന്നത് ഏർ മലകളിൽ നിന്ന് വെള്ളം ഒലിച്ചിറങ്ങി ആഹ് നമ്മുടെ ഏർ വീടുകളിലേക്ക് എല്ലാം തന്നെ എത്തിപെടുകയായിരുന്നു ഏർ പിന്നെ അതുപോലെതന്നെ ഏർ നമ്മുക്ക് പറയാനുള്ളത് ഏർ അടുത്ത അതിന് ശേഷമുള്ള വർഷവും ഈ വെള്ളപൊക്കം നമ്മെ വിട്ടുപോയി ഇരുന്നില്ല ഏർ മഴ അതിശക്ത മഴ അടുത്ത വർഷം ഇങ്ങനെത്തന്നെ സംഭവിച്ചു ഓരോ വർഷം കൂടുന്തോറും വെള്ളപ്പൊക്കവും എല്ലാംതന്നെ കടന്നു വരുകയായിരുന്നു ഉരുൾപൊട്ടലും ഭൂകമ്പവും കാരണത്താൽ നമ്മുക്ക് ഏർ മഴക്കാലം വന്നാൽ തന്നെ വളരെ അധികം ഏർ ഭയാനകമായിരുന്നു എന്താണ് സംഭവിക്കുക ഇനിയുള്ള ഏർ ഈ മഴയുടെ കാലഘട്ടത്തിൽ എങ്ങനെയായിരിക്കും നമ്മൾ ജീവിക്കുക എന്നെല്ലാം ഓർത്ത് വളരെ അധികം ഏർ പേടിയിലായിരുന്നു പിന്നെ അതെല്ലാം ഏർ ഇപ്പൊ ഒരു രണ്ട് വർഷമായികാണുന്നു തോന്നുന്നു അധികം വെള്ളപൊക്കമൊന്നുമില്ല അങ്ങനെ ഇനിയും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പറയുന്നു എന്ന ഇപ്പോ നോക്കി നോക്കിക്കോളൂ ഇപ്പൊ നമ്മുടെ ചൂടിൻെറ കാലഘട്ടമല്ലേ നമ്മുക്കൊന്ന് ഏർ ഒരു സ്ഥലത്ത് ഒരു തീരെ കുറച്ച് നേരമൊന്നു fan ഇല്ലാതെ ഇരിക്കാൻ നമ്മുക്ക് സാധിക്കുമോ നമ്മളെല്ലാം വിയർത്തൊലിച്ച് ആവിയായി പോവുകയാണ് ചെയ്തത് നമുക്കൊന്നു പുറത്തിറങ്ങാൻ പറ്റാതെ ഏർ ചൂട് കാരണം വെയിൽ നമ്മളെ അത്രത്തോളം നമ്മളെ ബുദ്ധിമുട്ടിയിരിക്കുന്നു സൂര്യതാപം ഏറ്റ് പല ആൾക്കാരും ഏർ മരിച്ചുവീഴുന്നു ഏർ ബോധം കെട്ട് തന്നെ വീഴുകയാണ് ഉണ്ടാകുന്നത് പുറത്തിറങ്ങി ഒന്ന് നമുക്കൊന്നു നടക്കാനും പറ്റാതെ എവിടെയും ഒന്ന് സഞ്ചരിക്കാൻ പറ്റാതെ ഏർ ആണ് ഈ ചൂട് അതി ശക്തമായ ചൂടാണ് ഇപ്പോൾ നമ്മൾ ഏർ അനുഭവിച്ച് കൊണ്ടിരിക്കുന്നത് ഏർ നമ്മുക്ക് ഏർ ചൂടിൻെറ ഏർ ശക്തി ഏൽക്കാൻ നമ്മുടെ ശരീരത്തിന് കഴിയാത്തത്ത് കൊണ്ട് നമ്മളെല്ലാം അവശയാവുകയാണ് നമ്മൾ ഏർ ഈ കാലഘട്ടത്തിൽ നമ്മുക്ക് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഏർ കൂട് വെള്ളം കുടി അമിതമായി വർധിക്കുക എന്നതാണ് നമ്മൾ എത്രത്തോളം വെള്ളം കുടിക്കുന്നു അത്രത്തോളം നമ്മുടെ ശരീരത്തിനും ഒരു ശക്തി തന്നെ ഉണ്ടാകും ഏർ വേനൽ കാലമായത് തന്നെ കൊണ്ട് നമ്മൾ വളരെ അധികം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക എന്നുതന്നെ വേണം പറയാൻ ഏതു കാല കാലഘട്ടമായാലും നമ്മുക്ക് ഓരോ കാലഘട്ടത്തിലും ഓരോ കാലാവസ്ഥയിലും ഏർ വേനൽകാലമായാലും ശൈത്യകാലമായാലും ഏർ എല്ലാ കാലമായാലും നമ്മുക്ക് ഓരോ ഏർ ഒരു നല്ല അനുഭവം ഏർ നല്ല ഏർ ഇതുണ്ടാകും പിന്നെ അതിന് നമ്മുക്കിഷ്ടപെടാത്ത നമ്മൾ പേടിപ്പെടുന്ന ഒരു കാലാവസ്ഥയും ആ കാലങ്ങളിലൊക്കെ നമ്മുക്ക് ഉണ്ടായേക്കാവുന്നതാണ് നമ്മൾ അപ്പോൾ എല്ലാ കാലാവസ്ഥയിലും നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്ക നമ്മൾ ശ്രദ്ധിച്ചിരുന്നിട്ട് കാര്യമില്ല നമ്മുക്ക് എങ്ങനെയാണ് ഏർ ദൈവം എങ്ങനെയാണ് നമ്മളെ പരീക്ഷിക്കുന്നത് എന്നൊന്നും നമ്മുക്ക് അറിയില്ലല്ലോ ഏർ വേനൽ കാലത്തായാലും ഏർ മഴ കാലത്തായാലും നമ്മൾ ശ്രദ്ധിക്കണം ഏർ പിന്നെ ഓരോ കാലാവസ്ഥയിലും നമ്മൾ ഏർ നമ്മൾ പ്രകൃതിയുമായി കൂടുതൽ ഇണങ്ങി ചേരുക എന്നൊക്കെ വേണം ഏർ പറയാനായിട്ട് പിന്നെ ഏർ പറയാനുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ചൂടിലല്ലേ അനുഭവിച്ച് കൊണ്ടിരിക്കുന്നത് ഇനി കുറച്ച് കഴിഞ്ഞാൽ മഴയുടെ കാലഘട്ടമായിരിക്കുമെന്ന് നമുക്ക് ഏർ പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മൾ വെള്ളത്തിനടിയിൽ ആകുമെന്ന് വേണം നമ്മുക്ക് പറയാൻ അങ്ങനെ ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമ്മുക്ക് ഏർ പ്രാർത്ഥിക്കാം ഏർ മഴയായാലും വെയിലായാലും എല്ലാം നമ്മൾ അനുഭവപ്പെടാം എല്ലാം നമ്മൾ അനുഭവിക്കേണ്ടി ഇരിക്കുന്നു ഇതെല്ലാം നമ്മൾ എന്തുകൊണ്ടാണ് അനുഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ

ദൈവം നമ്മുക്ക് തരുന്ന ഓരോ പരീക്ഷണങ്ങളാണ് എന്ന് ഏർ വേണം നമ്മുക്ക് പറയാനായിട്ട് കാലാവസ്ഥയും യ മാറ്റം നമ്മളെ ഓരോ കാലാവസ്ഥ മാറ്റവും നമ്മൾ വളരെ വളരെ അധികം ബുദ്ധിമുട്ടിക്കുക തന്നെ ഏർ ചെയ്യുന്നുണ്ട് എന്നാലും നമ്മളാരും ഇതിനെ പറ്റി ചിന്തിക്കുന്നതെ ഇല്ല നമ്മ മനുഷ്യർക്ക് മാത്രമല്ലല്ലോ പല ഏർ ജീവജാലങ്ങൾക്കുള്ള ചൂടും തണുപ്പും എല്ലാം ഏർ അവരും ഇതെല്ലാം അനുഭവിക്കുന്നല്ലോ അപ്പോ അവര് നമ്മൾ ബുദ്ധിമുട്ടാകാതിരിക്കുക എല്ലാ കാലാവസ്ഥയും എല്ലാവർക്കും ഒരുപോലെ തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോ കാലാവസ്ഥ യെ കുറിച്ച് ഏർ കൂടുതലൊന്നും പറയാനില്ല എന്നും ഞാൻ ഇത്രയൊക്കെ

ആഹ് അധികമൊന്നും പുറത്തിറങ്ങാതെ നമ്മൾ ചൂടൊന്നും അധികം ഏൽക്കാതെ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുക എവിടെ ഇരുന്നാലും ചൂട് തന്നെയായിരിക്കും ഏർ എന്നാലും നമ്മൾ ശ്രദ്ധിക്കുക പിന്നെ മാത്രമല്ല വെള്ളം അമിതമായി കുടിക്കുക ഏർ നല്ലവണ്ണം വെള്ളം കുടിക്കുക ഏർ വെള്ളം കുടിച്ചിട്ടില്ലേൽ നമ്മളെ ശരീരത്തിന് ചൂട് താങ്ങാനുള്ള ശക്തിയൊന്നും കിട്ടാതെ വരികയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ തണുപ്പ്കാലത്ത് നമ്മൾ അധികമൊന്നും മഴ പെയ്താൽ മഴ കൊള്ളാതിരിക്കുക ഈ മഴകാലങ്ങളിലാണ് നമ്മുക്ക് കൂടുതൽ ആയും അസുഖങ്ങൾ വരുന്നത് കൊതുകും ഏർ ഈച്ചയും എല്ലാം ഏർ വെള്ളങ്ങളിലായി ഏർ ആഹ് തൂങ്ങിപിടിച്ചുകൊണ്ട് നമ്മുടെ ഉം നേരെ വരുമ്പോൾ നമുക്ക് പല അസുഖങ്ങളും ഡങ്കിപ്പനി chikungunya അങ്ങനെ പല അസുഖങ്ങളും നമ്മളെ പിന്തുടരുന്നു ആ ഒരു കാലഘട്ടം മഴകാലഘട്ടത്താണ് നമ്മുക്ക് ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാകുന്നത് തന്നെ എന്ന് പറയാം

കൂടുതലായും വരുന്നത് മഴകാലങ്ങളിലാണ് ഏർ നമ്മുടെ ആരോഗ്യ വിദഗ്‌ധരെല്ലാം പറ ഏർ പറഞ്ഞിരുന്നു നമ്മൾ ഏർ വളരെ വൃത്തിയായി നടക്കു നമ്മുടെ ഏർ വീടിന് ചുറ്റുമുള്ള നമ്മുടെ വീടും പരിസരവുമെല്ലാം

ഏർ പിന്നെ പകർച്ചവ്യാധികൾ അധികമായി വരുന്നത് ഈ മഴക്കാലത്ത് തന്നെയാണ് മഴയുള്ള കാലത്ത് തന്നെയാണ് അധികമായും വരുന്നത് കൂടുതൽ രോഗികളുടെ എണ്ണം വർധിക്കുന്നതും ഏർ പനിയായി കൂടുതൽ വരുന്നതും ഈ

ഏർ ശ്രദ്ധിക്കേണ്ടത് ഈ കാലാവസ്ഥയിലാണ് മഴക്കാലത്ത് നമ്മൾ ഏർ നമ്മളെ ശ്രദ്ധിക്കുക പിന്നെ എല്ലാ കാലയളവിലും നമ്മൾ നമ്മളെ തന്നെ ശ്രദ്ധിക്കണം ഏർ ഒരു എല്ലാ കാലാവസ്ഥയും നമ്മുക്ക് ഒരുപോലെ താങ്ങാൻ കഴിയണമെന്നില്ല ഏർ എന്നാലും നമ്മൾ നമ്മളെ കഴിവിൻെറ പരിധി വരെ ഓരോ കാലാവസ്ഥയിൽ നിന്ന് കൊണ്ട് ഏർ ജീവിക്കുക ഇനി കുറച്ച് കഴിഞ്ഞാൽ മഞ്ഞ് മഴക്കാലം കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാ തണുപ്പിൻെറ മഞ്ഞിൻെറ കാലമായിരിക്കാം അപ്പോ തന്നെ നമ്മുക്ക് പുറത്ത് ഏർ തണുപ്പത് ഒന്നും ചെയ്യാൻ പറ്റാത്ത മരവിച്ചു പോകുന്നൊരു കാലഘട്ടമായിരിക്കും ആ കലാഘട്ടവും നമ്മുക്ക് അധികം ഏർ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും പിന്നെ ഏർ പറയാൻ ഉള്ളത് ഏർ എല്ലാ കാലാവസ്ഥയും നമ്മൾ ഒരുപോലെ കൈകാര്യം ചെയ്യുക എന്നത് ഏർ തന്നെയാണ് ഏർ കാലാവസ്ഥയെ കുറിച്ച് എനിക്കറിയാവുന്നതൊക്കെ എനിക്ക് ഏർ അറിയാവുന്നതൊക്കെ ഞാൻ സംസാരിച്ചെന്നുള്ളൂ തോന്നുന്നു ഏർ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ ഇത് സംസാരം ഇവിടെ നിർത്തുകയാണ് ഏർ ഏർ ഇതൊരു അടുത്തൊരു വിഷയവുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതാണ് നന്ദി നമസ് ഡെൽഹി ഇന്ത്യയുടെ തലസ്ഥാനം മായ ന്യൂ ഡൽഹി ഉൾപ്പെടുന്ന സംസ്ഥാനമാണ് ഡൽഹി ഒന്നേ point ഏഴ് കോടി ജനസംഖ്യയുള്ള ഡൽഹി ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ മെട്രോ നഗരങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് ഇതിൻ്റെ ഔദ്യോദികനാമം ദേശിയ തലസ്ഥാന പ്രദേശം national capital territory എന്നാണ്

ഡൽഹിയെ കൂടാതെ സമീപ സംസഥാനങ്ങളായ ഉത്തർപ്രദേശിലെ നോയിഡ ഗാസിയാബാദ് മീററ്റ് എന്നീ പ്രദേശങ്ങളും ഹരിയാനയിലെ ഫരീദാബാദ് ഗുഡ്‌ഗാവ്‌ ബഹദൂർഗഢ് പാനിപ്പട്ട് രോഹ്ത്തക്ക് സോനിപ്പട്ട് രാജസ്ഥാനിലെ ആൾവാർ എന്നീ പ്രദേശങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് ദേശിയ തലസ്ഥാന മേഖല എന്ന അറിയപ്പെടുന്ന സ്ഥലം ഈ നഗരങ്ങൾ ഡൽഹിയുടെ ഉപ ഗ്രഹനഗരങ്ങൾ എന്നും അറിയപ്പെടുന്നു പ്രാദേശികമായി തിരഞ്ഞെടുത്ത നിയമനിർമ്മാണ സഭയും മുഖ്യമത്രിയും ഒക്കെയുണ്ടെങ്കിലും ക്രമാസമാദാനം സുരക്ഷാ തുടങ്ങിയ സുപ്രദാന വകുപ്പുകൾ കേന്ദ്ര ആഭ്യന്തര വകുപ്പാണ് കൈകാര്യം ചെയുന്നത് ആയിരത്തി നാന്നൂറ്റി എൺപത്തി മൂന്നിൽ ചതുരശ്ര kilo

പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ ഭരണ സൗകര്യത്തിനായി ഇന്ത്യയുടെ തലസ്ഥാനം ഡെൽഹി ആക്കുകയായിരുന്നു ഇതോടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുവതിൽ ഒരു പുതിയ നഗരമായി ന്യൂ ഡെൽഹി രൂപകൽപന ചെയ്തു ആയിരത്തിതൊള്ളായിരത്തി നാൽപത്തി ഏഴിൽ ഇന്ത്യക്കു സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ന്യൂ ഡെൽഹി സ്വതന്ത്ര ഇന്ത്യയുടെ തലസ്ഥാനമായി ഡെൽഹിയുടെ വികാസത്തിനു ശേഷം മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെക്ക് കുടിയേറി അങ്ങനെ ഡെൽഹി ഒരു മിശ്രിതസംസ്‌കാരപ്രദേശമായി മാറിയിരിക്കുന്നു

മൗര്യ രാജാവിൻറെ പേരിൽ നിന്നാണ് ഈ പേര് ലഭിച്ചത് എന്നാണ് ഏറ്റവും കൂടുതൽ പറയപ്പെടുന്നത് ഇദ്ദേഹമാണ് ഡെൽഹി എന്ന നഗരം സ്ഥാപിച്ചത് എന്ന് പറയപ്പെടുന്നു ഹിന്ദി പ്രകൃത് പദമായ ദിലി english തുവര രാജ്യവംശജർ ഉപയോഗിച്ചിരുന്നു ഇത് ഈ നഗരത്തെ പ്രതിനിധീകരിച്ച് ഉപയോഗിച്ചിരുന്നു അന്ന് തുവർ വംശജർ ഉപയോഗിച്ചിരുന്ന നാണയങ്ങളെ വാൽ എന്ന് വിളിച്ചിരുന്നു ദില്ലി എന്ന പദത്തിൽ ദേഹലീസ് എന്ന പദത്തിൻറെ രൂപമാറ്റം നിന്നാണ് എന്ന ചില ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നു ഡൽഹി നഗരത്തിൻറെ യഥാർത്ഥ പേര് ദില്ലിക എന്നായിരുന്നു എന്നും അതിൽ നിന്നാണ് ഈ പദം വന്നതെന്നും അഭിപ്രായമുണ്ട് ഇന്ത്യയിലെ ഏറ്റവുമധികം ചരിത്രപ്രാധാന്യമുള്ള നഗരങ്ങളിൽ ഒന്നാണ് ദില്ലി ഏഴ് നഗരങ്ങളുടെയും ആയിരം സമാരകങ്ങളുടെയും നഗരം എന്നാണ് ദില്ലിയെ പറ്റി പരാമർശിക്കുന്നത് പതിനൊന്ന് പ്രധാനപ്പെട്ട ചക്രവർത്തിമാരുടെ ശവകുടിരങ്ങൾ ദില്ലിയിലുണ്ട് ഇന്ത്യയിലെ മറ്റുപ്രദേശങ്ങളിലൊട്ടാകെ നോക്കിയാലും ഇത്തരത്തിലുള്ള നാലെണ്ണം മാത്രമേയുള്ളു ക്രിസ്തുവര്ഷത്തിൻറെ ആരംഭത്തിൽ തന്നെ ദില്ലിയിലെ ആദ്യനഗരമായ ഇന്ദ്രപ്രസ്ഥം സമൃദ്ധി പ്രാപിച്ചിരുന്നു പന്ത്രണ്ടാം നൂറ്റാണ്ടിൻറെ ആദ്യം ദില്ലി തോമർ രാജപുത്രയുടെ തലസ്ഥാനാമായതോടെയാണ് ദില്ലി ഒരു ചരിതപ്രാധാന്യമുള്ള പട്ടണമായി രൂപാന്തരപ്പെടുന്നത് ഇതേ നൂറ്റാണ്ടിൻറെ മധ്യത്തോടെ അജ്മീറിലെ ചൗഹാൻമാർ ചഹാമനർ എന്നും അറിയപ്പെടുന്ന രാജപുത്രരെ പരിചയപെടുത്തി ദില്ലി പിടിച്ചടക്കി തോമരുടെയും തോമരരുടെയും ചൗഹാൻമാരുടെയും കാലത്ത് ദില്ലി ഒരു പ്രധാന വാണിജ്യ കേന്ദ്രമായിരുന്നു ആയിരത്തി തൊള്ളാ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മുഹമ്മദ് ഘോറി രജപുത്ര രജപുത്ര രാജാവായിരുന്ന പൃഥ്വിരാജ് ചൗഹാനെ രണ്ടാം തരാവോറി യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയും ഇതിനെ തുടർന്ന് ഘോറിയുടെ ഒരു സേനാനായകനായിരുന്ന ഖുത്ബിദീൻ ഐകബിൻറെ ഖുതുബിദീൻ ഐകബിൻറെ നേതൃത്വത്തിൽ അടിമരാജവംശം ദില്ലിയിൽ അധികാരത്തിലെത്തുകയും ചെയ്തു ഇതിന് ശേഷം നാല് മുസ്ലിം രാജവംശങ്ങൾ ദില്ലി കേന്ദ്രീകരിച്ചു ഭരണം നടത്തുകയും ചെയ്തു ഈ അഞ്ചു സാമ്രാജ്യങ്ങളെ പൊതുവായി ദില്ലി സുൽത്താനത് എന്നറിയപ്പെടുന്നു പിന്നീട് ചെറിയ കലായലാവുകളിലൊഴികെ പിന്നീട് ചെറിയ കാലയളവുകളിലൊഴികെ ദില്ലി തന്നെയായിരുന്നു ഉത്തരേന്ത്യയുടെ രാഷ്ട്രീയകേന്ത്രം ഖിൽജി രാജവംശം തുഗ്ലക് രാജവംശം സയ്യിദ് രാജവംശം ലോദി രാജവംശം എന്നിവയാണ് ദില്ലി സുൽത്താനത്തിലെ തുടർന്ന് വന്ന രാജവംശങ്ങൾ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ പേർഷ്യയിലെ തിമൂർ ദില്ലി ആക്രമിച്ചു കൊള്ളയടിച്ചു

ബാബർ മുകൾ സാമ്രാജ്യത്തിന് ആരംഭം കുറിച്ചു ആയിരത്തി അന്നൂറ്റി മുപ്പത്തൊമ്പത് നാല്പത് കാലഘട്ടത്തിൽ ബാബറുടെ പിൻഗാമിയായിരുന്ന ഉമ്മയൂനെ തോൽപ്പിച്ച് ഷെയർശാ സൂരി ദില്ലി പി പിടിച്ചടക്കിയെങ്കിലും ആയിരത്തി അന്നൂറ്റി അമ്പത്തിഅഞ്ചു പേർഷ്യയുടെ പിൻഗാമികളെ പരാജയപ്പെടുത്തി ഉമയൂൺ തന്നെ അധികാരത്തിൽ എത്തി ആയിരത്തി അന്നൂറ്റി അമ്പത്തി ആറിൽ മുഗൾ ചക്രവർത്തി അക്ബർ തലസ്ഥാനം ആഗ്രയിലേക്ക് മാറ്റി എന്നാൽ ആയിരത്തി അറുനൂറ്റി അമ്പതിൽ ഷാജഹാൻ ദില്ലി ഷാജഹാനബാദ് എന്ന ഒരു പുതിയ നഗരം പണിത തലസ്ഥാനം വീണ്ടും ദില്ലിയിലേക്ക് മാറ്റി ആയിരത്തി എഴുനൂറ്റി മുപ്പത്തിഒമ്പതിൽ പേർഷ്യയിലെ നാദിർഷ ദില്ലി ആക്രമിച്ചു കൊള്ളയടിക്കുകയും അവിടുത്തെ ജനങ്ങളെയെല്ലാം കൊന്നൊടുക്കുകയും ചെയ്തു ഇതിനു ശേഷം ഏതാണ്ട് ഇരുന്നൂറ് വർഷ കലം കാലം ദില്ലി ഒരു പ്രാധാന്യമില്ലാത്ത നഗരമായി മാറി പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ദില്ലിയുടെ നിയന്ത്രണം British കാരുടെ കയ്യിലായി ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ british കാര് കൊൽക്കത്തയിൽ നിന്നും ദില്ലിയിലേക്ക് തലസ്ഥാനം മാറ്റുന്നതോടെയാണ് ദില്ലിക്ക് വീണ്ടും രാഷ്ട്രീയ പ്രാധാന്യം സംഭവിച്ചത് രാഷ്ട്രീയ പ്രാധാന്യം കൈവരിച്ചത് ഇതിനു ശേഷം പഴയ ഡൽഹിയുടെ ചില ഭാഗങ്ങൾ ന്യൂഡൽഹിയുടെ നിർമ്മാണത്തിന് വേണ്ടി പൊളിക്കുകയും ചെയ്തു british വാസ്തു ശില്പിയായ ആണ് ന്യൂഡൽഹിയിലെ പ്രധാന ഭാഗങ്ങളും കെട്ടിടങ്ങളും രൂപകൽപ്പന ചെയ്തത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യവും വിഭജനവും കഴിഞ്ഞതിനുശേഷം ഇന്ത്യ സർക്കാറിന്റെ ഔദ്യോഗിക ആസ്ഥാനമായി ന്യൂഡൽഹി പ്രാപിക്കും

ഇത് സ്ഥാപിച്ചത് തോമർ യാണെന്ന് പറയപ്പെടുന്നു ലാൽ കോട്ടയം സ്ഥാപിച്ചത് തോമർ വംശജർ പിന്നീട് ഇത് ഹിലാറായി പിത്തോറ എന്ന് പൃഥ്വിരാജ് ചൗഹാന്റെ കാലത്ത് പുനർനാമകരണം ചെയ്യപ്പെട്ടു ഇത് ഏഴു വാതിലുകളിലുള്ള ഇത് ഏഴ് വാതിലുകൾ ഉള്ള ഡൽഹിയിലെ ഒരു കോട്ടയായിരുന്നു പൃഥ്വിരാജ് ചൗഹാൻ ഡൽഹിയുടെ അവസാനത്തെ ഹിന്ദു രാജാവിന് മുമ്പുള്ള രാജാവായിരുന്നു രി ആയിരത്തി മുന്നൂറ്റി മൂന്നിൽ അലാവുദ്ദീൻ ഖിൽജി സ്ഥാപിച്ചു തുഗ്ലകബാദ് സ്ഥാപിച്ചത് ഹിയസുദ്ധീന് തുഗ്ലക്ഷ ഒന്നാമൻ ആയിരത്തി മുന്നൂറ്റി ഇരുവത്തി ഒന്ന് to ആയിരത്തി മുന്നൂറ്റി ഇരുവത്തി അഞ്ചു ജഹാൻപന സ്ഥാപിച്ചത് മുഹമ്മദ് ബിൻ തുഗ്ലക് ഫിറോസ് ഷാഹ് സ്ഥാപിച്ചത് ഫിറോസ് ഷാഹ് തുഗ്ലക് ആയിരത്തി മുന്നൂറ്റി അയ്ബത്തി ഒന്ന് to ആയിരത്തി മുന്നൂറ്റി എമ്പതി എട്ട് പുരാനാകില സ്ഥാപിച്ചത് ഷേർ ഷാഹ് സൂരി ദിനപത് സ്ഥാപിച്ചത് ഹുമയൂൺ ആയിരത്തി അന്നൂറ്റി മുപ്പത്തി എട്ട് മുതൽ ആയിരത്തി അന്നൂറ്റി നാല്പത്തി അഞ്ചു വരെ ഷാജഹാബാദ് ചുമരുകൾ ഉള്ള ഈ നഗരം സ്ഥാപിച്ചത് ഷാജഹാൻ ആണ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ടിനും ആയിരത്തി അറുനൂറ്റി നാല്പത്തി ഒമ്പതിനും ഇടക്ക് ഇതിൽ ഡൽഹിയിലെ പ്രസിദ്ധമായ ചെങ്കോട്ടയും ജുമാ മസ്ജിദ് ചാന്ദിനി ചൗക് ഉൾപ്പെടുന്നു ഇത് ഷാജഹാന്റെ കാലത്തു മുഗൾ രാജവംശത്തിന്റെ തലസ്ഥാനം ആയിരുന്നു ഈ സ്ഥ സ്ഥലത്തെയാണ് ഇപ്പോഴത്തെ പഴയ ഡൽഹി എന്ന പേരിൽ അറിയപ്പെടുന്നത് നയിദില്ലി ന്യൂഡൽഹി സ്ഥാപിച്ചത് british ഭരണകൂടം ഇതിൽ പഴയ ഡൽഹിയിലെ ചില ഭാഗങ്ങളും ഉൾപ്പെടുന്നു തലസ്ഥാനനഗരമായി പറയപ്പെടുന്നത് ന്യൂഡൽഹി ആണെങ്കിലും അത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ന്യൂഡൽഹിയും പുരാനാ ഡെൽ ദില്ലി ഉൾപ്പെടുന്ന ഡൽഹി municipal corporation നും ഡൽഹി cantonment ഉം ചേർന്നുള്ള നഗരപ്രദേശങ്ങളും കൂടിയതാണ് ഇത് ഡൽഹി നഗരസമൂഹം എന്നറിയപ്പെടുന്നു രണ്ടായിരത്തി ഒന്നിലെ കാനേഷുമാരി പ്രകാരം ഒന്നേ point ഇരുപത്തി ഒമ്പത് കോടി ജനസംഖ്യയുള്ള ഈ നഗര സമൂഹം മുംബൈ നഗര സമൂഹം കഴിഞ്ഞാൽ ജനസംഖ്യയിൽ ഭാരതത്തിലെ ഏറ്റവും വലിയതാണ് ന്യൂഡൽഹിയും പുരാതന ദില്ലി ഡൽഹി municipal corporation നും ഡൽഹി cantonment ഉം ഒഴികെ ഈ സമൂഹ നഗര സമൂഹത്തിലെ പട്ടണങ്ങളും നഗരങ്ങളും എല്ലാം കാനേ ശിവാരിയിൽ മാത്രമാണ് നഗരപ്രദേശമായി കണക്കാക്കപ്പെടുന്നത് പ്രധാന നഗരങ്ങളുടെ സംഷിപ്തവിവരണം ആയി കാണാം ന്യൂഡൽഹി British ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയതിനുശേഷം എഡ്‌വേഡ്‌ ല്യൂട്ടൻസ് എന്നയാൾ രൂപകൽപ്പന ചെയ്തതാണ് ന്യൂഡൽഹിയുടെ പ്രധാന ഭാഗങ്ങൾ എല്ലാം തന്നെ രാഷ്ട്രപതി ഭവൻ parliament മന്ദിരം ഇന്ത്യ gate മന്ത്രാലയങ്ങൾ കൊണാട്ട് place ഇപ്പോൾ രാജ്യം ജോക്കി തുടങ്ങിയവ ന്യൂഡൽഹിയിലാണ് മഹാത്മാഗാന്ധി വെടിയേറ്റ് മരിച്ച സ്ഥലത്തെ ബിർള ഭവനവും ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ച സ്ഥലവും ന്യൂഡൽഹിയിൽപ്പെടുന്നു ചിക്കു പ്രധാന ആരാധനകളിൽ ഒന്ന് ആരാധനാലയങ്ങളിൽ ഒന്നായ ഗുരുദ്വാര ബംഗ്ലാ സാഹിബ് ബിർള മന്ദിർ ലക്ഷ്മി നാരായണൻ മന്ദിർ എന്നിവയും ഇവിടെയാണ് നാമ നിർദ്ദേശം ചെയ്യപ്പെടുന്ന അംഗങ്ങൾ മാത്രമുള്ള ഒരു ഭരണസമിതിയാണ് എ ന്യൂഡൽഹി municipal council നെ നിയന്ത്രിക്കുന്നത് ഡൽഹിയുടെ പുരാതന കാല ഭരണ ഡൽഹിയുടെ പുരാതന ഭാഗങ്ങളിൽ കൂടാതെ പ്രധാന നഗരത്തിൽ ഭാഗങ്ങളെല്ലാം തന്നെ ഈ നഗരത്തിന്റെ കീഴിലാണ് ചുവപ്പ് കോട്ട ജുമാ മസ്ജിദ് ചാന്ദിനി ചോക്ക് കുത്തബ്മിനാർ പുരാണക്കിലാ ഹുമയൂണിന്റെ ശവകുടീരം വഹായ് ക്ഷേത്രം lotus ക്ഷേത്രം തുടങ്ങിയവ ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ് പാണ്ഡവരുടെ തലസ്ഥാനമായിരുന്ന ഇന്ദ്രപ്രസ്ഥം മുതൽ മുഗൾ ചക്രവർത്തിമാരുടെ തലസ്ഥാനങ്ങൾ വരെ ഏഴ് തലസ്ഥാന നഗരങ്ങൾ ഉണ്ടായിരുന്നതായി കണക്കാക്കപ്പെടുന്നു ഇവയെല്ലാം സ്ഥിതി ചെയ്തിരിക്കുന്നത് ഡൽഹി municipal corporation ന്റെ കീഴിലുള്ള പ്രദേശങ്ങളിലാണ് യമുനാ നദി ഈ നഗരത്തെ രണ്ടായി തിരിക്കുന്നു നദിയുടെ കിഴക്കുഭാഗത്തുള്ള ഭാഗങ്ങൾ ജനസാന്ദ്രത കൂടിയവയാണെങ്കിലും താരതമ്യേന ഇത്ര താമസിച്ച് വികാസം പ്രാപിച്ചവയാണ് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു corporation council ണ് ഈ നഗരത്തിന്റെ ഭരണം കയ്യാളുന്നത് council ന്റെ തലവൻ mayor ണ് ഭരണത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന municipal commissioner ആണ് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി corporation ന്റെ പുറത്തുള്ള ഭാഗങ്ങളിലേക്കും ഈ corporation സേവനങ്ങൾ എത്തിക്കുന്നുണ്ട് മറ്റു കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഡൽഹിക്ക് അതിൻറെതായ നിയമസഭയും lieutenant governor റും മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഉണ്ട് നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നേരിട്ടുള്ള തിരഞ്ഞെടുപ്പ് വഴി നടക്കുന്നു പക്ഷേ ഡൽഹിയിലെ ഭരണം കേന്ദ്രസർക്കാരും സംസ്ഥാന സർക്കാരും ചേർന്നാണ് നടത്തുന്നത് ഒരു ര രാജ്യ തലസ്ഥാനം ആയതിനാൽ ആണ് ഇത് ഗതാഗതം റോഡ് മുതലായ സേവനങ്ങൾ ഡൽഹി സർക്കാർ നോക്കുമ്പോൾ പോലീസ് പട്ടാളം മുതലായ സേ സേവനങ്ങൾ കീഴിൽ നേരിട്ട് വരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിന് ശേഷം നിയമസഭ രൂപവ ൽക്കരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് muncipal corporation of ഡൽഹി കൂടാതെ ഇവിടുത്തെ സേവന ഭരണങ്ങൾ കേന്ദ്ര-സംസ്ഥാന സർക്കാരുകളും കൂടി നടത്തുന്നു പ്രധാന ഭരണ സ്ഥാപനങ്ങൾ ആയി Indian parliament രാഷ്ട്രപതി ഭവൻ supreme കോടതി എന്നിവ ഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്

അന്നത്തെ നേതാവ് മദൻലാൽ ഖുറാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ Indian national congress ഭരണം വീണ്ടെടുക്കുകയും ഷീല ദീക്ഷിത് മുഖ്യമന്ത്രിയായി അധികാരം ഏൽക്കുകയും ചെയ്തു രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി എട്ട് വർഷങ്ങളിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഷീലാ ദീശത്തിൻറെ ദീക്ഷിതിന്റെ നേതൃത്വത്തിലുള്ള Indian national congress ഭരണ നിലനിർത്തി രണ്ടായിരത്തി പതിമൂന്നിൽ ഡൽഹിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി party congress ന്റെ പിന്തുണയോടെ അധികാരത്തിൽ വന്നു ശ്രീ അരവിന്ദ് കെജ്രിവാൾ ഏഴംഗ മന്ത്രിസഭയിൽ മുഖ്യമന്ത്രിയായി അധികാരം ഏറ്റു ഡൽഹിയുടെ മൊത്തം ആയിരത്തി നാന്നൂറ്റി എമ്പതിമൂന്ന്കി kilometer ആണ് ഇതിൽ എഴുനൂറ്റി എമ്പതിമൂന്ന് kilometer ഗ്രാമപ്രദേശങ്ങളും എഴുനൂറ് kilometer നഗരപ്രദേശവുമാണ് ഡൽഹിയുടെ ആഗ പ്രദേശങ്ങളുടെ നീളം അയ്ബത്തി ഒന്നേ point ഒമ്പത് kilometer ഉം വീതി നാല്പത്തി എട്ടേ point നാല്പത്തി എട്ട് kilometer ഉം ആണ് municipal corporation of ഡൽഹി വിസ്തീർണ്ണം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് kilometer ഉം അന്നൂറ്റി നാല്പത് ന്യൂഡൽഹി municipal council ഡൽഹി cantonment board എന്നി ങ്ങനെ മൂന്ന് പ്രധാന ഭരണ സ്ഥാപനങ്ങളാണ് ഡൽഹിക്ക് ഉള്ളത് ഡൽഹി ഒരുമിത വരണ്ട പ്രദേശമാണ് ഇവിടുത്തെ കാലാവസ്ഥയിൽ ഏറ്റവും കൂടുതൽ വേനൽ കാലമാണ് april മുതൽ october വരെയുള്ള കാലം വേനൽക്കാലമായി കണക്കാക്കപ്പെടുന്നു ഇതിനിടക്ക് വളരെ കുറച്ച് സമയം മാത്രം monsoon കാലം വരുന്നു തണുപ്പ് കാലം october മുതൽ march വരെയാണ് ഇതിൽ january യിൽ മഞ്ഞുകാലം അതിന്റെ ഉന്നതിയിൽ എത്തും മഞ്ഞുവീഴ്ചയും മൂടൽമഞ്ഞു ഈ സമയത്ത് കനത്തു നിൽക്കും താപനില പൂജ്യം point ആറ് degree celcius നും നാല്പത്തിഏഴേ point നാല്പത്തി ഏഴ് degree celcius നും ഇടക്ക് നിൽക്കുന്നു ശരാശരി താപനില ഇരുപത്തിഅഞ്ച് degree celcius ആണ് വർഷംതോറും ലഭിക്കുന്ന ശരാശരി മഴ എഴുനൂറ്റി പതിനാല്ആ MM ണ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ കൂടുതൽ മഴ ലഭിക്കുന്നു ഡൽഹി ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ ജോലി തേടിയും അല്ലാതെയും താമസിക്കുന്നു ജോലി സാധ്യതകൾ ഏറെയുള്ളത് കൂടുതൽ ആളുകളുടെ ഡൽഹിയിലേക്ക് ആകർഷിക്കുന്നു രണ്ടായിരത്തി ഒന്നിലെ കനിഷുമാരിപ്രകാരം ഡൽഹിയിൽ ജനസംഖ്യ പതിമൂന്നു ലക്ഷത്തി ഡൽഹി സംസ്ഥാനത്തെ ആകെ ജനസംഖ്യ പതിമൂന്നു കോടി ഏഴുവതി എട്ട് ലക്ഷത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഏഴുവതി ആർ ആൺ രണ്ടായിരത്തി മൂന്ന് മുതൽ ജന സംഖ്യ

ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പ്രളയത്തിന് ശേഷം ഏറ്റവും വലിയ വെള്ളപ്പൊക്ക ദുരന്തത്തിനാണ് കേരളം സാഹ്യം സാക്ഷ്യം വഹിച്ചത്. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷക്കാലത്ത് ഉയർന്ന അളവിൽ മഴ പെയ്തതിന്റെ ഫലമായാണ് വെള്ളപ്പൊക്ക ദുരന്തം സംഭവിച്ചത്. അതിശക്തമായ മഴയെ തുടർന്ന് മിക്ക ജില്ലകളിലും വെള്ളപ്പൊക്കവും മലയോര മേഖലകളിൽ ഉരുൾ പൊട്ടലും ഉണ്ടായി. അണക്കെട്ടുകളിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നതോടെ അവയുടെ shutter കൾ തുറന്ന് വിട്ടത് വെള്ളപൊക്കത്തിന്റെ ആഘാതം വർധിപ്പിച്ചു. ചരിത്രത്തിലാദ്യമായി അന്പതിനാല് അണക്കെട്ടുകളിൽ മുപ്പത്തി അഞ്ച് എണ്ണവും തുറന്ന് വിടേണ്ടി വന്നു. ഇരുപത്തി ആറ് വർഷത്തെ ഇടവേളയ്ക്കു ശേഷമാണ്

പതിനാല് പേരെ കാണാതായി. കാലവർഷം ശക്തമായ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് മൂന്നുലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് ലക്ഷം കുടുംബങ്ങളിൽ നിന്നായി പതിനാല് ലക്ഷത്തി അന്പതിനായിരത്തി എഴുന്നൂറ്റി ഏഴ് ആ ആളുകൾ ദുരിതാശ്വാസ camp കളിൽ ജീവിക്കേണ്ട അവസ്ഥയിലെത്തി. കേരളത്തിലെ പതിനാല് ജില്ലകളിലും അതീവ ജാഗ്രത മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. പ്രാഥമിക വിലയിരുത്തൽ പ്രകാരം ഏകദേശം നാല്പതിനായിരം കോടി രൂപയുടെ നഷ്ടമാണ് കേരളത്തിന് സംഭവിച്ചത്. ദുരന്ത കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം.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 യഥാർത്ഥത്തിൽ dam കളിലേക്ക് ഒഴുകിയ stage ൽ ഒരു വിഭാ ഒരു ഭാഗം മാത്രമാണ് പുറത്തേക്ക് തുറന്ന് വിട്ടത്. ഒരു ഭാഗം ജലം dam ൽ തന്നെ പിടിച്ചു നിർത്തുകയും അത്രത്തോളം പ്രളയത്തിന്റെ രൂക്ഷത കുറയ്ക്കാനും

യാഗി എന്നീ ചുയ് ചുഴലിക്കാറ്റുകളും കേരളത്തിലെ കനത്ത മഴയെ സ്വാധീനിച്ചിരുന്നുവെന്ന് കാലാവസ്ഥ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു. ഇടുക്കിയിൽ ജലനിരപ്പ് ഉയർന്നിട്ടും shutter തുറക്കാൻ വൈകിയതാണ് പെരിയാറിന്റെ തീരങ്ങളെയും കൊച്ചി നഗരത്തിന്റെ ഭാഗങ്ങളെയും പൂർണമായും ജലത്തിനടിയ ജലത്തിനടിയിലാക്കിയത് എന്ന ആ ആരോപണമുണ്ട്. തമിഴ് നാടിന് നിയന്ത്രണത്തിലുള്ള upper ഷോളയാർ പറമ്പിക്കുളം dam കളിലെ shutter തുറക്കുന്ന വിവരം യഥാസമയം കേരളം അറിയാതെ പോയതും വെള്ളപൊക്കത്തിന്റെ ആഘാതം കൂടാൻ മറ്റൊരു കാരണമായി. dam തുറക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾ മുൻപ് മാത്രമാണ് തമിഴ്നാട് വിവരം പുറത്തു വിട്ടത്. ബാണാസുര സാഗർ അണക്കെട്ട് മണ്ണ് കൊണ്ടാണ് നിർമിച്ചിരിക്കുന്നത്. അതിനാൽ പരമാവധി ജല നിരപ്പിൽ നിന്നും ഒട്ടും തന്നെ ജലം dam ൽ നിർത്താൻ സാധ്യമല്ല. ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ പതിനഞ്ചിന് dam തുറന്ന് വെള്ളം പുറത്തേക്ക് ഒഴുകിയിരുന്നു. വെള്ളം തുറന്ന് വിട്ടപ്പോൾ ജലം കുത്തിയൊഴുകി വീടുകൾ തകർന്ന് മറ്റൊരു ദുരിതത്തിലായത് വയനാട്ടിലെ ഏഴ് പഞ്ചായത്തിൽ ഉള്ളവരാണ്. മഴക്കെടു മഴക്കെടുതിയിൽ നാനൂറ്റി എണ്പത്തിമൂന്ന് പേർ മരിച്ചു. കാണാതായവർ പതിനാല്. പതിനാല് ലക്ഷത്തിലധികം ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നു. വയനാട്ടിൽ മഴയും മണ്ണിടിച്ചിലും വ്യാപകമായ നാശനഷ്ടം വിതച്ചു. ചുരം ഇടിഞ്ഞു യാത്ര തടസ്സപ്പെട്ടു. ആഗസ്റ്റ് ഇരുപത്തി എട്ട് വരെ നാല് ലക്ഷത്തോളം പക്ഷികളുടെയും പതിനാ പതിനെട്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ചെറിയ മൃഗങ്ങളുടെയും മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് വലിയ മൃഗങ്ങളുടെതയും ജഡങ്ങൾ സംസ്കരിച്ചു.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 നെടുമ്പാശ്ശേരി വിമാനത്താവളം രണ്ടാഴ്ചയോളം അടച്ചിടേണ്ടി വന്നു. road ഗതാഗതം സ്തംഭിച്ചതും കൊച്ചിയിലേക്കുള്ള വിമാന service കൾ മുടങ്ങിയത് മൂലം വൻ തോതിൽ hotel മുറികളുടെ bookings റദ്ദാക്കപ്പെട്ടു. മൂന്നാർ ഉൾപ്പടെ കേരളം സംസ്ഥാനത്തെ എല്ലാ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളും തീർത്തും നിർജീവമായി. കേരളം tourism ത്തിൻറെ വിഭിന്നത്തിൽ വലിയ പങ്കുള്ള ആലപ്പുഴ നെഹ്‌റു trophy വള്ളം കളി പോലും മാറ്റിവെക്കേണ്ടി വന്നു. പ്രളയം മൂലം cinema കളുടെ releasing മാറ്റിവെക്കേണ്ടി വന്നു. ഇത് മൂലം മുപ്പത് കോടിയുടെ നഷ്ടം ഉണ്ടായെന്നാണ് film chamber ചൂണ്ടിക്കാണിക്കുന്നത്. പച്ചക്കറി വാഴ നെല്ല് കപ്പ നാണ്യവിളകൾ തുടങ്ങി എല്ലാ വിളകളും നശിച്ചു. കതിരണിഞ്ഞ ഏക്കർ കണക്കിന് വയലെ വയലേലകൾ കുത്തിയൊഴുകിയെത്തിയ മലവെള്ളത്തിൽ മുങ്ങിപ്പോയി. കുട്ടനാട്ടിലും upper കുട്ടനാടൻ മേഖലകളിലും മാത്രം ഏകദേശം പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചു hectar പ്രദേശത്തെ നെൽകൃഷി നശിച്ചു. വിലയിടിവ് കൊണ്ട് നട്ടം തിരിഞ്ഞു കർഷകർക്ക് ഇരട്ട പ്രഹരമായി അടിവൃഷ്ടി. തോട്ടം മേഖലകളിലെ ആകെ നഷ്ടം എണ്ണൂറ് കോടിയിലധികമാണ്. വൈധ്യുതി വിതരണ സംവിധാനം താറുമാറായി. ഇരുപത്തെട്ട് sub station കളും അഞ്ചു ഉത്പാദന നിലയങ്ങളും പ്രവർത്തനം നിർത്തിവെച്ചു. പുറമെ അഞ്ചു ചെറുകിട വൈദ്യുതി നിലയങ്ങൾ വള്ളം വെള്ളം കയറി. ഇനി വിവിധ ജില്ലകളിലെ പ്രളയം നമുക്ക് പരിശോധിക്കാം. തിരുവനന്തപുരം കരമനയാർ കര കവിഞ്ഞ ഒഴുകിയതിനെ തുടർന്ന് ജഗ ജഗതി കിള്ളിപ്പാലം അട്ടകുളങ്ങര തുടങ്ങിയ സ്ഥലങ്ങളും തിരുവനന്തപുരം ജില്ലയിലെ മറ്റ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടായി. കൊല്ലം ജില്ലയിലെ നാല്പതിനാല് വില്ലേജുകളും പ്രളയ ബാധിതരായി പ്രഖ്യാപിച്ചിരുന്നു. തൊണ്ണൂറ്റി നാല് ദുരിതാശ്വാസ camp കൾ തുറന്നു. പത്തനംതിട്ട ജില്ലയിൽ പ്രളയം ഏറെ ബാധിച്ചത് റാന്നി ചെങ്ങന്നൂർ പാണ്ടനാട് ആറന്മുള പന്തളം വിരണം തേവേരി ഇരതോട് കടത്തമാന്നാർ മേഖലകളിലാണ്.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 second ൽ നാല്പത്തേഴായിരം litre ജലവുമാണ് പുറത്തു വിട്ടത്. ആലപ്പുഴ കായലുകളും തോടുകളും കര കവിഞ്ഞൊഴുകി. നഗരത്തിലേക്ക് വെള്ളം കയറി.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 ജില്ലയുടെ കിഴക്കൻ മേഖകളിലായ പാലാ ഈരാറ്റുപേട്ട തീക്കോയി ചീന്തയാ മുണ്ടക്കയം എരുമേലി മണിമല ഭാഗങ്ങളിൽ ശക്തമായ മഴയും ഉരുൾ പൊട്ടലും മൂലം മീനച്ചിൽ നദിയും മനി മണി മലയാറും കരകവിഞ്ഞു ക്രമാതീതമായി വെള്ളപൊക്കം ഉണ്ടായി. ഇടുക്കി ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് രണ്ടായിരത്തിനാനൂറ്റിഒന്ന് അടി പിന്നിട്ടതോടെ shutter കൾ ഒന്നൊന്നായി തുറന്നു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

ആദ്യനാൾ കേരളത്തിൽ red alert പ്രഖ്യാപിച്ചപ്പോൾ തൃശ്ശൂരും തിരുവനന്തപുരവും കോഴിക്കോടും alert പ്രഖ്യാപിച്ചിരുന്നില്ല. പിന്നീട് ചാലക്കുടി പുഴ കരകവിഞ്ഞതിനെ തുടർന്നാണ് തൃശൂർ ജില്ലയുടെ തെക്ക് ഭാഗത്തെ ദുരിതത്തിലാക്കിയത്.

കൊറവായിരുന്നുവെങ്കിലും ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും പെട്ട മരണസംഖ്യ വർധിച്ചു. കോഴിക്കോട് മലയോര മേഖലയിൽ വ്യാപകമായും ആനക്കാംപൊയിലും നായാട്ടുപ നായാട്ടുപോയിലും വനത്തിനുള്ളിൽ ഉരുൾപൊട്ടി. വയനാട് ഇടമുറിയാതെ പെയ്ത മഴ പതിനായിരക്കണക്കിന് കുടുംബങ്ങളെ ദുരിതത്തിലാക്കി. കോട്ടത്തറ അങ്ങാടിക്ക് തൊട്ടരികിലൂടെ ഒഴുകുന്ന ചെറുപുഴ നിന്നുള്ള വെള്ളം ചെറുപുഴയിൽ നിന്നുള്ള വെള്ളം കോട്ടത്തറ പിണങ്ങോട് road തുടങ്ങുന്ന ഇടത്തും തുടങ്ങുന്ന ഇടവും സമീപത്തെ നിരവധി കടകളും തകർത്തു. തൃശൂ കണ്ണൂര്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 പ്രളയത്തെ തുടർന്ന് മ്മ് കേരളം ഒ ഒന്നടങ്കം വെള്ളത്തിനടിയിൽ ആയി എന്നതിലുള്ളതാണ് ഒരു പ്രളയകാലത്തെ രണ്ടായിരത്തിപതിനെട്ടിലെ പ്രളയകാലത്തെ സംബന്ധിച്ചു പറയാൻ ഉള്ളത്. ഏർ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു പ്രളയം കഴിഞ്ഞെന് ശേഷമാണ് രണ്ടായിരത്തിപതിനെട്ടിൽ പ്രളയം വീണ്ടും വന്നത്. അത് ഒരുപാട് നാശ നഷ്ടങ്ങൾ ജനങ്ങളെ മ്മ് ദുരിതത്തിലാകുകയും മരണം കൂടാനും അതുപോലെ വീടുകൾ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 വെള്ളത്തിനടിയിലായി എന്നതാണ് പറയ്ഞ്ഞ പറയാൻ ഉള്ളത്. നന്ദി നമസ്കാരം ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് എല്ലാവരുടെയും ജീവിതത്തിലും ഉള്ള ഉള്ളത്പോലെ തന്നെ എൻ്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു ഒരു college tour college tour നെ കുറിച്ചാണ് ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത് എല്ലാവർക്കും ഉണ്ടാകും college ലെ tour അതുപോലെ തന്നെയായിരുന്നു എൻ്റെതും പതിവ് പോലെ college നിന്നും tour പോവുക എന്ന് പറയുന്നത് എല്ലാ സുഹൃത്തുക്കളും ചേർന്ന് പോവുന്നതാണ് എന്താ എന്നാൽ ഞങ്ങൾ പോയിരുന്നത് boys മാത്രമായിരുന്നു

packaging നെ ഏൽപ്പിച്ചിരുന്നു അങ്ങനെ ഏൽപിക്കുകയും അവരെ അവരെ അവരോട് കാര്യങ്ങൾ സംസാരിക്കുകയും അറുവതിനായിരം ഏഴുവതിനായിരം രൂപ കൊടുത്ത് goan trip പോവാൻ സാധിച്ചു ഞങ്ങളെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ enjoy യ്തിട്ടുള്ള ഒരു trip തന്നെയാണ് ആ govan trip എന്ന് പറയുതന്നത് അങ്ങനെ ഞാൻ ഗോവയിലേക്കുള്ള ഒരുക്കങ്ങൾ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

വേണമായിരുന്നു ഗോവ first time ആയത് കൊണ്ട് തന്നെ എന്തൊക്കെ എടുക്കണമെന്നും എന്തൊക്കെ വേണമെന്നുള്ള ഒരു പരിഭ്രാന്തി ഉണ്ടായിരുന്നു വളരെ ഏർ എടങ്ങാറ് പിടിച്ചിട്ടുള്ള ഒരു സംഭവം തന്നെയായിരുന്നു അത് അത് മനസ്സിനെ വല്ലാതെ തന്നെ അലറട്ടീരുന്നു കാരണം എന്തന്നാൽ ഒരു ഗോവയിലേക് എങ്ങനെ ഒരു dress എങ്ങനെടുക്കണം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 ഞങ്ങൾ ഗോവ trip ആരംഭിക്കുകയായി അങ്ങനെ ഞങ്ങൾ പോയിരുന്നത് ഇവിടെ നിന്നും train ഇൽ നിന്നാണ് train നിലേക്കാണ് അങ്ങനെ train ഷൊർണൂരിൽ നിന്നുമാണ് പുറപ്പെടുന്നത് അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നും രാവിലെ ഒമ്പത് മണിക്കിറങ്ങി ഷൊർണൂർ പത്ത് പത്രണ്ട് മണിയയപ്പത്തേക്കും എത്തി അങ്ങനെ train എടുക്കുന്നത് മൂന്നുമണിയാണെങ്കിൽ പോലും ഞങ്ങൾ വളരെ നേരത്തെ തന്നെ എത്തീരുന്നു കാരണം train ൻ്റെ കാര്യാമായത് കൊണ്ട് തന്നെ നേരെത്തെ എത്തുക എന്നുള്ളത് വളരെ ഒരിത് തന്നെയായിരുന്നു കാരണം എല്ലാവരും correct time ന് എത്തുക ചിലപ്പോൾ സാധിച്ചില്ലയെങ്കിൽ ബുദ്ധിമുട്ടണെന്ന് കരുതി കൊണ്ട് തന്നെ എല്ലാവരും തന്നെ നേരത്തെ തന്നെ എത്തീരുന്നു അങ്ങനെ ഉച്ചയായതോടു കൂടി എല്ലാവർക്കും സങ്കടമായി കാരണം എന്തെന്നാൽ ഒരു സുഹൃത്തിന് വരൻ സാധിച്ചില്ല എല്ലാവരും കാരണമെന്തെന്ന് തെരക്കിയപ്പോൾ അവൻ്റെ വല്യമ്മക്ക് സുഖമില്ലാത്തത് കാരണമാണ് വരാത്തത് അങ്ങനെ എല്ലാവരും സങ്കടപ്പെട്ട് ആ ഒരു train staion വെച്ചുള്ള ആ ഒരു സങ്കടം എല്ലാവർക്കും ഉണ്ടായിരുന്നു അതിന് ശേഷം ഒരുമണി ഒന്നര ആയപ്പോ എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി ഞങ്ങൾ എല്ലാവരും തെന്നെ കൂടെയിരുന്നു കൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് കൊടന്ന foodshare യിതു കൊണ്ടുതന്നെ എല്ലാവരും enjoy ചെയ്യുന്ന പോലെ തന്നെ കഴിച്ചു അങ്ങനെ അതിന് ശേഷം ഞങ്ങൾ മൂന്നു മൂന്നര ആയപ്പോൾ train വരുകയും ഞങ്ങൾക്കു plat form ഏതെന്ന് correct അറിയാതെ വരുകയും കൊറേ തപ്പി അവസാനം ഞങ്ങൾ ഞങ്ങളുടെ plat form ഇലെത്തുകയും train വരുകയും train ഇത് കേറുകയും ചെയ്തു എല്ലാർക്കും അവനവൻ്റെ seat കിട്ടി correct seatcorrect position ഇൽ തെന്നെ എല്ലാവർക്കും എത്താൻ സാധിക്കുകയും എല്ലാവരും വളരെ ക്ഷീണിച്ചിരുന്നു എന്നിരുന്നാൽ പോലും ആരും തന്നെ seat കിട്ടിയ ഉടനെ കിടക്കുകയും ഒന്നുമല്ല ച്യ്തിരുന്നത് എല്ലാവരും കൂടിരുന്നു സംസാരിക്കുകയും അവരവരുടെ കാര്യങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരുടെ കാര്യങ്ങൾ അവരാവരുടെ share ചെയ്യുകയും ചയിതിരുന്നു വളരെ വളരെ സന്തോഷമുള്ളോരു കാര്യം തന്നെയായിരുന്നു അത് ജീവിതത്തിലൊക്കെ

അങ്ങനെ ഗോവായത്തിലെത്തുന്നത്തിനു മുന്നിലുള്ള മുമ്പുള്ള ഒരു station ആണ് ഉഡുപ്പി station ആ ഉഡുപ്പി station ഇൽ വെച്ച് ഞങ്ങൾ എല്ലാവരും ഇറങ്ങുകയും അവിടെ ഒരു train പതിനഞ്ചു minute നിർത്തും കാരണം എന്തന്നാൽ അവിടൊരു വലിയ station ആണ് മാത്രമല്ല ആ ഒരു time ആയപോത്തേക്കും dinner നുള്ള time ആയിരുന്നു അങ്ങനെ എല്ലാവരും food കഴിക്കുകയും ഒന്ന് fresh ആയി mind ഒക്കെ ഒന്ന് fresh ആയി ഉറക്കത്തിനൊക്കെ എണീച് എല്ലാവരും ഒന്ന് ഉഷാർ ആയി അതിന് ശേഷ train പതിനഞ്ചു minute ശേഷം train എടുക്കുകയും എല്ലാവരും അവരവരുടെ seat കളിൽ എത്തുകയും അങ്ങനെ അവർ അവരുടെ അവർ അവരുടെ seat കളിൾ എത്തുകയും സന്തോഷത്തോടെ ഉത്സാഹത്തോടെ വീണ്ടും പോവുകയും ചെയ്തിരുന്നു അങ്ങനെ ഗോവയിലെത്തുകയാണ് ഗോവയിലെത്തുന്നത് ഞങ്ങൾ ഒരുമണിയോടുകൂടിയാണ് അങ്ങനെ ഒരു മാണിയോട് കൂടി എത്ത ഞങ്ങൾക് എന്തും എന്ത് കാണിക്കണമെന്നും എന്തു ചെയ്യാമെന്നും അറിഞ്ഞിരുന്നില്ല ഞങ്ങൾ package ക്കാരെ ഏൽപ്പിചിരുന്നെങ്കിൽ പോലും അവർക്ക് correct time ഇൽ അവിടെ എത്താൻ സാധിച്ചില്ല ഞങ്ങൾ ഒരുമണിക് night ഒരുമണിക് എത്തി പക്ഷെ അവർ വന്നത് ആറ് മണിയോടെയാണ് കാരണം അവർക് ആ time ആണ് അവർ ഞങ്ങളോട് പറഞ്ഞത് എങ്കിൽ പോലും അഞ്ചു മാണി എന്ന് പറഞ്ഞു കൊണ്ട് ആറ് ആയി ഏഴ് മാണി ആയപ്പോഴാണ് അവരുടെ വണ്ടി വരുന്നത് ഞങ്ങൾ അങ്ങനെ ഒരുപ്പാട് നേരം പുറത്തു നിന്ന് wait യേണ്ട ഒരു അവസ്ഥ വരികയുണ്ടായി എല്ലാവർക്കും തണുത് തുടങ്ങി രണ്ടു മൂന്ന് മണിയായപ്പോൾ തണുപ്പ് വളരെ വലുത് തന്നെയായിരുന്നു train station നുകളിലെല്ലാം ഒരുപ്പാട് പേർ കിടന്നുറങ്ങുന്നെണ്ടങ്കിൽ പോലും അത പുറത്തുള് നമ്മൾ first time അങ്ങനെ പോവുമ്പോൾ ആർക്കും അങ്ങനെ കിടന്ന ഉറക്കം വരുകയൊന്നും ചെയ്യൂല